ആ Science ഉണ്ടാവും Maths പഠിപ്പിക്കാൻ വേണ്ടി അലൻ Sir വരും ഭംഗിയായിട്ട് പഠിപ്പിക്കും കേട്ടോ Maths നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ Maths എന്ന് വിചാരിച്ചു പോകും ഒറ്റ ദിവസം കൊണ്ട് എല്ലാ സാധനവും പഠിപ്പിച്ചു കയ്യിൽ അങ്ങോട്ട് ആക്കി തരും okay

നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞു Full class കാണണം ഒരു കാര്യം പോലും Miss ആവരുത് ചിലപ്പോ പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്നത് ആ കാര്യായിരിക്കും പിന്നെന്താണ് നിങ്ങൾ പിന്നെ ഖേദിക്കും okay അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി Full class കണ്ടിരിക്കാം full power ൽ ഇരിക്കുക പിന്നെ വീണ്ടും ഓർമിപ്പിക്കുകയാണ് നിങ്ങൾക്ക് Notes കിട്ടും free ആയിട്ട് ഈ sir എഴുതിവെക്കുന്ന notes നിങ്ങൾക്ക് free ആയിട്ടു കിട്ടും നിങ്ങള് examiner ൻ്റെ app ഇപ്പൊ ല്ല class നു ശേഷം download ചെയ്തെടുക്കുക നിങ്ങളെ notes അതിനുള്ളിൽ കാണും നിങ്ങൾ തന്നെ നോക്കിയാൽ മനസിലാകും യുട്യൂബ് live notes ന്നു കാണാം download ചെയ്തെടുക്ക കേട്ടോ class നു ശേഷം ഒരു അരമണിക്കൂർ wait ചെയ്യണം അപ്പൊ ഒരു upload ചെയ്യാനുള്ള സമയം വേണം ട്ടോ okay അപ്പൊ sir നു ഞാൻ കൈമാറുന്നു അപ്പൊ നമ്മൾ തിരിച്ചു വന്നിരിക്കയാണ് തൊണ്ടയൊന്നു നനയ്ക്കുക എന്ന ലക്ഷ്യ നിങ്ങളൊക്കെ തൊണ്ട നനയ്ക്കുന്നുണ്ടല്ലോ അല്ലെ ഇടക്കിടക്ക് ആഹ് ഒരേയൊരു കാര്യം മാത്രെ പറയുന്നുള്ളൂ തൊണ്ട നനയ്ക്കാതിരിക്കുന്ന വല്ലതും snacks ഒക്കെ class കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏർ കഴിക്കുന്ന തെറ്റില്ല പക്ഷേ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കരുത് കാരണം നിങ്ങളോട് ഭക്ഷണം കഴിക്കാൻ പറയാൻ പേടിയാ എനിക്ക് കാരണം

okay ഇനി നമുക്ക് ഒന്ന് നാടകം അല്ലേ നാടകം മക്കൾക്കൊക്കെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു ഏർ നാടകം രണ്ടുവിധത്തിലുള്ള നാടകമുണ്ട് ameture നാടകങ്ങളും professional നാടകങ്ങളും കുട്ടികളുടെ നാടകം മൂന്നുവിധമുണ്ട് അതിലെ കുട്ടികളുടെ നാടക വിഭാഗത്തിൽപ്പെടുന്ന ഒരു നാടകം കൂടിയാണ് വയലാർ വാസുദേവൻ പിള്ളയുടെ തേൻ കനി എന്ന് പറയുന്ന നാടകം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മക്കളെ നാടകത്തെക്കുറിച്ച് കൂടുതൽ ഏർ നാടകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഭദ്രൻ ആഹ് വനഗായകൻ അങ്ങനെ കുറച്ച് കഥാപാത്രം പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഭദ്രനും വനഗായകനുമാണ് കുറച്ചു കുട്ടികൾ school ൽ നിന്നും ഉമ്മാക്കി കാവ് എന്ന് പറയുന്ന കാട്ടിലേക്ക് ആ കാട് ഉമ്മാക്കിക്കാട് എന്നറിയാതെ ആഹ് എന്തിനുവേണ്ടി പോകുന്നു മ ആഹ് മാമ്പഴം പെറുക്കാൻ പോകുന്നു ഈ സമയത്ത് അവൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അത് ഉമ്മാക്കിക്കാട് ആണെന്ന് മനസ്സിലാകുന്നത് അതിൽ ഏറ്റവും പേടിത്തൊണ്ടൻ ആയിട്ടുള്ള ആള് ഭദ്രനായിരുന്നു ഭദ്രൻ പലപ്പോഴും ഉമ്മാക്കി കാട്ടിലേക്ക് പോകാൻ വിസമ്മതിക്കുന്ന അമ്മ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകൂടല്ലേ മോനെ കൂട്ടുകൂടല്ലേ എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആഹ് അത് ആഹ് ഉമ്മാക്കി ഉമ്മാക്കി പിടിച്ചു തിന്നു കളയും പല്ലൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ആളുകളുടെ രക്തം ഊറ്റി കുടിക്കുന്ന ആളാണ് ഉമ്മാക്കി എന്നൊക്കെ പറഞ്ഞ് പേടിച്ചുകൊണ്ട് ഭദ്രൻ ആഹ് പോകുന്നു എന്നാൽ മറ്റുള്ള കൂട്ടുകാർ മറ്റുള്ള കൂട്ടുകാരുടെ ആഹ് എന്തുകൊണ്ട് നിർബന്ധത്തിനു വഴങ്ങി അവർ ഉമ്മാക്കിയെ കീഴ്പെടുത്തി കൊണ്ട് മാമ്പഴം പെറുക്കാം എന്നു ഏർ കണ്ടുകൊണ്ട് പോകുന്നു അവർ അവിടെ എത്തുന്നു അങ്ങനെ ആഹ് ഭദ്രൻ അതിൻ്റെ എല്ലാ മറ്റേ കൂട്ടുകാരും കൂടെ എന്ത് ചെയ്യുന്നു ഉമ്മാക്കിയേ കീഴ്‌പ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു നമുക്കാ നാടകം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല നാടകം ആഹ് യൂട്യൂബിൽ ഒക്കെയുണ്ട് കണ്ടു കഴിഞ്ഞാ അറിയാം ഒരു പ്രത്യേക താളം ഭംഗിയോടെ കൂടിയാണ് ഏർ ഉമ്മാക്കിയെ കീഴ്‌പ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ഉമ്മാക്കിയെ കീഴ്‌പ്പെടുത്തിയപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവർ കേട്ട് കഥകളിലെ ഉമ്മാക്കി അല്ലാ ഇത് വെറുമൊരു ഇത് വെറുമൊരു വന ഗായകനാണ് എന്ന് തിരിച്ചറിയുകയും സ്നേഹത്തിൻ്റെ പ്രതിരൂപമായ വനഗായകനായിരുന്നു അത് വനഗായകൻ എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് അത് ല്ലേ വനത്തിൻ്റെ ഗായകനാണ് അയാൾ വനം സംരക്ഷിക്കുന്ന വനത്തിൻ്റെ ആളാണ് എപ്പോഴും നമ്മൾ മണ്ണിൻ്റെ ആളായി മാറുക വനത്തിൻ്റെ ആളായി മാറുക അതിനൊക്കെ ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ എന്തുള്ളത് നന്മയുടെ പക്ഷമുള്ളത് നമ്മൾ മണ്ണിലേക്ക് നിങ്ങക്ക് മക്കളെ ഈ പഠിക്കാനുള്ളതിൻ്റെ ഒക്കെ തുടർച്ച ഒമ്പതിൽ ഉണ്ടാകും മണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അരവിന്ദാക്ഷനെ കാണാനുണ്ട് നമുക്ക് ഒരു പ്രാവിനെ ജീവനുതുല്യം സ്നേഹിച്ച അതും മുറിക്കുന്ന മുറിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് നാടുവിട്ടുപോയ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പഠിക്കാനുണ്ട് നമുക്ക് അതായത് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് ഒക്കെയും നാളെയുടെ തുടർച്ചയാണ് ഇന്ന് പഠിച്ചതിൻ്റെ തുടർച്ചയാണ് നാളേക്ക് ഉള്ളത് നാളെയിലേക്ക് വേണ്ട ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് എന്നുകൂടെ ഓർത്ത് വയ്ക്കുക അങ്ങനെ ഏർ മാമ്പഴം പറിക്കാൻ വേണ്ടി ഏർ ഉമ്മാക്കി അല്ലെങ്കിൽ വനഗായകൻ കുലുക്കി മാമ്പഴം ഇട്ടുകൊടുക്കുന്നു പക്ഷേ അത് അവൻ കഴിക്കുമ്പോൾ അത് വനഗായകന് മാത്രമേ അത് മാധുര്യമുള്ളതാവുന്നുള്ളൂ മറ്റുള്ളവരുടെ അത് കല്ലായി മാറുന്നു അതുകൊണ്ടാണ് അവിടെയാണ് പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം എന്നത് വേല ചെയ്യണം വിയർക്കണം വിയർപ്പിൻ്റെ കനി മാത്രമേ തേൻകനിയാവൂ ഇതാണ് ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് എന്താണ് കനിയാണ് തേൻകനി നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭുചിക്കണമെന്ന ബൈബിൾ എന്നുപറയുന്ന മഹത് ഗ്രന്ഥം പറയുന്നത് ഏർ എന്താണ് നെറ്റിയിലെ വിയർപ്പ് എങ്ങനെ അപ്പത്തിലിങ്ങനെ തുടച്ചിട്ട് തിന്നാൻ ന്നാണോ പറയുന്നത് ആണോ അല്ല പിന്നെയോ

ഏർ ഭദ്രൻ ഒഴികെ മറ്റെല്ലാവരും സ്വന്തം മരത്തിൽ കയറി എന്ത് ചെയ്യാൻ ഏർ മാമ്പഴം പറിക്കാൻ തന്നെ തീരുമാനിച്ചു അധ്വാനത്തിൻ്റെ കനിയാണ് തേൻകനി എന്നവർ തിരിച്ചറിയുന്നു എന്നാൽ അവർ കേറുമ്പോഴാണ് ഇവിടെ വനഗായകൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യം ഉണ്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുവനു ഏർ മാങ്ങ ചെത്തി പൂളി തിന്നാൻ പാകമാക്കി കൊടുക്കരുത് അത് അവനെ അലസനായി മാറും അവൻ ചളിയിൽ ചളിയിലൊക്കെ ഇറങ്ങി ജീവിക്കാ പക്ഷേ കാലിൽ പുരളാതെ നോക്കണം ഇതൊക്കെ യുവ തലമുറയ്ക്ക് മക്കൾക്ക് നൽകുന്ന ഉപദേശാ വനഗായകൻ വനഗായകൻ പ്രധാനപ്പെട്ട ഭദ്രനും വനഗായകനും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ട്ടോ നമ്മുടെ കഥാപാത്ര നിരൂപണത്തിലെ വളരെ സാധ്യതയുള്ള അവസാനത്തെ രണ്ട് കഥാപാത്രങ്ങൾ കൂടിയാണ് അപ്പൊ നമ്മൾ കാണണം നോക്കാ മാർക്കോസ് വരാം തവള വരാം ഏർ തേൻകനിയിലെ ഭദ്രൻ വരാം വനഗായകൻ വരാം ഇത്രയും ആളുകൾ കഥാപാത്രങ്ങളെകുറിച്ച് ഓർത്തു വെക്കണം മക്കൾ ഭദ്രനാണ് വരുന്നതെങ്കിൽ അങ്ങനെ കഥയൊന്നു പറഞ്ഞിട്ട് പോകാം അല്ലെ നമുക്ക് അങ്ങനെ ബാക്കിയെല്ലാവരും ഭദ്രൻ ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും മരത്തിൽ കയറുന്നു അവർ unexpected അപ്രതീക്ഷിതമായി മാവിൻ്റെ മോളിൽന്നു വീഴുന്നു അവർക്കൊക്കെ ബോധം പോകുന്നു ബോധം പോകുന്നതോടുകൂടി വനഗായകൻ വന്നു ഏർ നീ പോയിക്കോ അവരിപ്പോഒന്നും എണീക്കാൻ പോകുന്നില്ല പക്ഷേ അവിടെവച്ചാണ് ഭദ്രനെന്ന കഥാപാത്രത്തെ നമുക്ക് തിരിച്ചറിയുന്നത് തൻ്റെ കൂട്ടുകാർക്ക് ഒരു അപകടം പറ്റി താൻ പോകുന്നത് ശരിയല്ല എൻ്റെ തൻ്റെ കൂട്ടുകാർ ഇവിടെ തന്നെ കിടക്കുമ്പോൾ ഞാൻ പോകുന്നത് ശരിയാണോ അതൊരിക്കലും ശരിയല്ല അവന് ഭദ്രൻ കൂട്ടുകാർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു നല്ല കൂട്ടുകാരൻ ആയി ഭദ്രൻ മാറുന്നത് അവിടെ മുതലാ അപ്പോ ഇവരൊന്നു എഴുന്നേൽപ്പിക്കാൻ ഞാൻ എന്തു ചെയ്യണം സ്വാമി എന്ന് ചോദിച്ചപ്പോ നക്ഷത്രങ്ങൾ പോലെ പ്രകാശിക്കുന്ന ഒരു ഇല ഇവിടെ എവിടെയോ കാട്ടിൽ ഉണ്ട് അവിടെ പോയി പറിച്ചു കൊണ്ടുവരാൻ എന്നാൽ അത് മണപ്പിച്ചാ മതി അത് പിന്നെ പക്ഷേ ഭദ്രൻ പറയുന്നു താൻ കൂടെ എൻ്റെ കൂടെ വാ നമുക്ക് പോയി പഠിക്കാം പക്ഷേ താങ്കൾ പറയാ എയ് ഞാൻ വരുന്നില്ല എനിക്ക് പോയിട്ട് കുറെ പണിയുണ്ട് എന്ന് പറയുമ്പോൾ ഭദ്രൻ ആ കൊടുങ്കാട്ടിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി അവൻ ആ മരുന്ന് കൊണ്ടുവരുന്നു മരുന്ന് കൊണ്ടു വരുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്ക് ഉണ്ട് മക്കളെ എൻ്റെ മേലാസകലം മുള്ളുകൊണ്ടു മുറിവേറ്റു പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല അല്ലേ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന പഴഞ്ചൊല്ല് പോലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഭദ്രൻ ആഹ് ഇതാകുന്നു അവരെ മണപ്പിക്കുന്നു അവരെല്ലാവരും കൂടെ പോകുന്നു വനഗായകൻ ഞാനിനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോകുന്നു ഇത് അധ്വാനത്തിൻ്റെ മഹത്വം പറയുന്നു സൗഹൃദത്തിൻ്റെ മേന്മ പറയുന്നു ഭദ്രൻ എന്ന കഥാപാത്രം ചോദിക്കുമ്പോ ഒന്നോർക്കുക തുടക്കത്തിൽ നാടക ആരംഭത്തിൽ വയലാർ വാസുദേവൻ പിള്ളയുടെ തേൻകനി എന്ന നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് ഭദ്രൻ നാടക ആരംഭത്തിൽ ഭദ്രനെ നമ്മൾ കാണുന്നത് പേടിയുള്ള കഥാപാത്രമാണ് അമ്മ പറഞ്ഞു അയ്യോ ആഹ് പിന്നെ വൈകിട്ട് നേരം വൈകി ചെന്നാൽ അമ്മ എന്നെ തല്ലും അല്ലെങ്കിൽ പാള വച്ചുകൊണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞത് തല്ലും ഏർ എല്ലാത്തിനെയും ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന ആശങ്കയോടെയും സംശയത്തോടെയും ഭയത്തോടെയും നോക്കിക്കാണുന്ന ഒരു കഥാപാത്രമായിരുന്നു ഭദ്രൻ എന്നാൽ അധ്വാന അധ്വാനിക്കാൻ മടിയുള്ള കഥാപാത്രമാണ് പേടിത്തൊണ്ടനാണ് അധ്വാനിക്കാൻ മടിയുള്ള കഥാപാത്രമാണ് മറ്റുള്ളവർ അധ്വാനിച്ചതിൻ്റെ ഫലം തിന്നാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമാണ് ഓർത്തു വെക്കണേ മക്കള് Pen ഉം paper ഉം കയ്യിലുണ്ടോ എങ്കിൽ എഴുതി സൂക്ഷിച്ചോളൂ മറ്റൊന്ന് പിന്നീട് കൂട്ടുകാർക്കു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി മാറുന്നു കഠിനാധ്വാനിയായി മാറുന്നു അല്ലെ വീണു ആ ആ മരുന്ന് കൊണ്ടുവരാൻ പോയപ്പോൾ തനിക്ക് വന്ന തടസ്സങ്ങളെ മുഴുവൻ കൂട്ടുകാരെ കുറിച്ചുള്ള ഓർമ്മകളും സ്നേഹവും അതു മറികടക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭദ്രനെഴുതണ്ടത് വനഗായകൻ അറിയാല്ലോ ഈ നാടകത്തിൻ്റെ മർമ്മപ്രധാനമായ സംഭാഷണം മുഴുവൻ പറയുന്നത് വനഗായകനാണ് വിയർക്കണം വേല ചെയ്യണം വിയർക്കണം ചെത്തി പൂളി കൊടുക്കരുത് ആഹ് പിന്നെ ചളിയിൽ ചവിട്ടാ പക്ഷേ അത് പുരളാതെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ലോക തത്വങ്ങളും കുട്ടികൾക്ക് ഉപദേശങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കഥാപാത്രമാണ് ആദ്യം ഭീകര കഥാപാത്രത്തെ പോലെയാണ് ചിത്രീകരിച്ചതെങ്കിലും കുട്ടികൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞതോടുകൂടി വനഗായകൻ ശാന്ത സ്വരൂപനും സ്നേഹസമ്പന്നനുമാണ് ഒരേ സമയത്ത് സന്യാസിയായും ആഹ് ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ രണ്ടു കഥാപാത്രങ്ങളെ കുറിച്ച് മക്കൾ ഓർക്കണം ഞാൻ കൂടുതൽ പറയാത്തത് നമുക്ക് ഒരു unit കൂടെ കഴിഞ്ഞിട്ട് Question paper ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ടാണെ മക്കളെ മക്കൾക്കൊക്കെ Ready യാണല്ലോ Happy Happy ആണല്ലോ അല്ലേ

ആഹ് Chapter ൻ്റെയും സവിശേഷ Note കൂടെ ഞാൻ ഇതിൽ ചോദ്യവും ഉത്തരവും ഉണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ Sir പറഞ്ഞതുപോലെ നിങ്ങൾക്ക് Download ചെയ്തു വയ്ക്കാം ഓർമ്മകൾക്ക് എപ്പോഴാണ് സുഗന്ധം ഉണ്ടാകുന്നത് മക്കൾ പറയൂ ഓർമ്മകൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് പിന്നെ ഓർമ്മകൾ വെക്കാനുള്ള സമയമായിട്ടില്ല ഇനി കുറച്ചുകൂടി കാലം കഴിയുമ്പോഴാണ് ഓർമ്മകൾക്ക് മധുരം ഉണ്ടാകുന്നത് ഈ ഭൂമിയിൽ നമ്മൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒറ്റ ഏർ Gift ആണ് ഭൂമിയിൽ നമ്മൾക്ക് കിട്ടിയ Gift ആണ് ജീവിതം എന്നു പറയുന്നത് അല്ലെ ജീവിതം എന്നത് ഒരു Gift നമ്മൾ അത് തല്ലി തകർക്കാതിരുന്നാൽ ഏറ്റവും നല്ല Gift ആ കാരണം ഇങ്ങനെ ഒന്നില്ല ഇങ്ങനെയൊന്നു ഇങ്ങനെയൊരു കുറെ കാലം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനൊരു ഷാജി sir ഉണ്ടാകുന്നില്ല നിങ്ങള് കുട്ടികൾ ഉണ്ടാകുന്നില്ല എല്ലാ ഒരു പ്രാവശ്യം മാത്രം ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് നമ്മുടെ ജീവിതം അത് ഒരുകാലത്ത് നല്ല ഓർമ്മകൾ ആക്കണമെങ്കിലോ ഇപ്പൊ നമ്മൾ നല്ല കാര്യം ചെയ്യണം എന്താ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പി ഭാസ്കർ പറഞ്ഞത് നോക്കൂ മറക്കുവാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കാലാണതിലെളുപ്പം മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിടുന്നു അദ്ദേഹം പി ഭാസ്കരൻ പറഞ്ഞത് അതുകൊണ്ട ഈ മറക്കാൻ ഓർമ്മകൾ ഇല്ലാതിരിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് മരണത്തിനു തുല്യമാണ് ഓർമ്മകളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നാളേക്ക് പരീക്ഷ എഴുതി ജയിക്കുക ആഹ് പരീക്ഷയുടെ ഓർമ്മകളിലൂടെ ജീവിക്കുക ഇതൊക്കെ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തെ ഏർ എന്ത് ചെയ്യുന്നു മധുരിപ്പിക്കുന്നത് അങ്ങനെയുള്ള ബാല്യകാലത്തെ കുറെ ഓർമ്മകളെ പങ്കുവയ്ക്കുന്ന പാഠങ്ങൾ ആണ് നമുക്ക് പഠിക്കാനുള്ള മൂന്നു പാഠങ്ങളും ഓർമ്മകളാണ് ഓർമ്മകളുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന പാഠങ്ങളാണ് അതിലൊന്നാണ് MT വാസുദേവൻ നായരുടെ കുപ്പായം ഓർമ്മക്കുറിപ്പുകളിൽ ഉൾപ്പെടുന്ന കുപ്പായം എന്നു പറയുന്ന ഭാഗം നമുക്ക് അങ്ങനെ കുപ്പായം ആണ് ഇതിലെ കഥാപാത്രം അല്ലെ കുപ്പായം ഒരു കഥാപാത്രമാണ്

ഒക്കെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാണ് ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം വീട്ടിൽ വന്നതും ക്ഷണിച്ചതും അച്ഛനെ കുറിക്കുന്ന അവസ്ഥകളും അച്ഛൻ ഉരിണി മാങ്ങ പറിച്ചു Juice കൊടുത്തതും അച്ഛൻ സിലോണിൽ നിന്ന് സിംഗപ്പൂരിൽ ആയിരുന്നു സിലോണിൽ നിന്നും വന്ന് ആ സമയത്ത് ശ്രീലങ്കയിൽ നിന്നും വന്ന സമയത്ത് അവിടെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ വന്നതും അവരെ കുറിച്ചുള്ള ഓർമ്മകൾ ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കല്യാണത്തിന് പുതിയ കുപ്പായം തനിക്ക് വേണമെന്ന ചിന്ത വാസുവിനെ അലട്ടുന്നു താനത് പലരീതിയിൽ നോക്കി ഒരു രക്ഷയില്ല ഉള്ള കുപ്പായം മൂന്നു കുപ്പായം ഉണ്ട് ആ കുപ്പായത്തിൽ ഏതെങ്കിലുമൊന്ന് ഇട്ടോന്നു പറയുന്നു പക്ഷേ ആ മൂന്ന് കുപ്പായം ആഹ് അപ്പടി ചാ പിന്നെ ഏർ പഴകിയതാണ് പുതിയ ഉടുപ്പിട്ട തന്നെ കല്യാണത്തിന് പോണം എന്നൊന്നും മക്കളെ രീതി ഈ കഥയൊക്കെ പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്കിത് എത്രമാത്രം feel ചെയ്യും ന്ന് എനിക്കറിയില്ല feel ചെയ്യില്ല കാരണം നമുക്ക്

പിറ്റേന്ന് രാവിലെ നനവോടുകൂടി വീണ്ടും ദേഹത്ത് ഇട്ടു ആഹ് നമ്മ കുട്ടികളാണ് മണ്ണിലാണ് ഏറ്റവും കൂടുതൽ മണ്ണോട് ചേർന്നാണ് ഏറ്റവും കൂടുതൽ കളിക്കുക

എന്നിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴൊക്കെ കുട്ടികളുടെ മനസ്സില് പുത്തനുടുപ്പ് ധരിക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ഓണം വിഷു അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹം നടക്കുമ്പോൾ അപ്പൊ അവൻ എങ്ങനെയെങ്കിലും കുത്തി കാറി തലയിട്ട് നിലത്തിട്ട് അടിച്ചിട്ടാണെങ്കിലും പാവം രക്ഷിതാക്കളോട് എങ്ങനെയെങ്കിലും പുതിയ ഉടുപ്പ് വാങ്ങിക്കും അല്ലെ ചിലര് ഏർ എന്താ കാരണം ഇന്നത്തെ മക്കളുടെ കരച്ചിൽ അല്ല നിങ്ങൾ ആവശ്യപ്പെട്ട സാധനം കൊടുത്തില്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിക്കലാണ് നിങ്ങളുടെ ഏർ പ്രതിഷേധം ഞാൻ ആരോ ഏതൊരു രക്ഷിതാവ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു അല്ലേ അപ്പൊ അങ്ങനെ ഒരു കുപ്പായം അപ്പോൾ ഏർ പല options ഉം അമ്മ പറഞ്ഞു അമ്മ പിന്നീട് അച്ഛൻ്റെ കൊണ്ടുവന്ന സിലോണിൽന്നു കൊണ്ടുവന്ന തുണികൾ തുണികൾ കൂട്ടത്തിലെ ഏതെങ്കിലും തുണി ഇതാ നോക്ക പറഞ്ഞു ഏട്ടനും ഏർ വാസുവും നോക്കിയ സമയത്ത് ഏട്ടൻ പറഞ്ഞു തലാണെൻ്റെ ഒറ ആട തലാണയ്ക്ക് തലയണയുടെ ഉറ ആയിട്ട് വയ്ക്കാം Pillow cover ആയിട്ട് ഉപയോഗിക്കാനെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി എന്നാൽ പിന്നീട് അമ്മയും ആഹ് വേലക്കാരിയും കൂടെ നോക്കിയപ്പോൾ അത് ഉചിതമാണെന്ന് തോന്നുക അതിലൊന്നെടുത്ത് കുപ്പായം തയ്ക്കാൻ പോയിരുന്നു അതിനുമുമ്പ് ഇവൻ്റെ ആഹ് ഒരു ബന്ധുവിൻ്റെ അടുത്തുപോയി സമപ്രായക്കാരൻ അല്ലെങ്കിലും അപസ്മാര രോഗിയായ ഒരു സുഹൃത്ത് കുട്ടൻ്റെ കുട്ടൻ്റെ വീട്ടിൽ പോയിട്ട് Dress വാങ്ങാൻ അമ്മ പറഞ്ഞിട്ടവൻ പോകുന്നുണ്ട് പക്ഷേ അവൻ്റെ ആത്മാഭിമാനം അത് എന്തുകൊണ്ടായിരിക്കും വാസു ചോദിക്കാതിരുന്നത് ചോദ്യാ എന്തുകൊണ്ടായിരിക്കും വാസു ചോദിക്കാതിരുന്നത് വാസുവിന് ഒരു പുതിയ ഉടുപ്പിടണം എന്നത് നിർബന്ധമാണ് ആ ആഗ്രഹം കൊണ്ട് കേട്ടോ അതൊരു ചോദ്യമാണ് വാസു എന്തുകൊണ്ടായിരിക്കാം കുട്ടനോട് വസ്ത്രത്തെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത് ഇത് ഉത്തരം ഇതാണ് ഒരു പുതിയ വസ്ത്രം ധരിക്കുക എന്നതായിരുന്നു ഏർ വാസുവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന ഉടുപ്പ് ആ തുണികളിൽ നിന്നും ഒന്നു തെരഞ്ഞെടുത്തു കൊണ്ട് കുപ്പായം ധരിക്കുന്നു ഇത് കുപ്പായം തയ്ക്കുന്നു അങ്ങനെ കല്യാണ തലേന്ന് എത്തുന്നു ആഹ് അവിടെയുള്ള ആളുകളുടെ കുറെ കാര്യങ്ങൾ ഉണ്ട് ട്ടോ ഞാൻ അങ്ങനെ വലിച്ചുവാരി പോകുന്നില്ല നമുക്ക് വേണ്ടത് പറഞ്ഞാ മതിയല്ലോ എന്നുള്ളത് കൊണ്ട് കാരണം അമ്മ ചിമ്മിണി കാവിലെ ഉത്സവത്തിന് പോകുന്നതും അവിടെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നതും ആ കുടുംബവുമായി അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധവും അവിടെവച്ച് വാസുവിനെ കൊണ്ട് രാമായണം വായിപ്പിക്കുന്നതും അല്ലെ രാമായണം അന്നൊക്കെ കുട്ടികളെ രാമായണം വായിച്ചിരുന്നു ഇന്നത്തെ കുട്ടികള് വായിക്കാൻ എത്രപേർ നിങ്ങളുടെ കൂട്ടത്തിൽ രാമായണം വായിക്കുന്ന കുട്ടികളുണ്ട് ആരുമുണ്ടാവില്ല രാമായണം വായിക്കുന്ന സമയത്ത് നമ്മൾ വേറെ വല്ല പാട്ടോ പഠിക്കുമല്ലേ ഇന്ന് ഇന്ന് അർത്ഥവും വ്യാപ്തിയും ഇല്ലാത്ത പാട്ടുകൾ

നിറഞ്ഞാടുന്ന യൗവനത്തിനുള്ളിലേക്ക് രാമായണത്തിന് പ്രാധാന്യമുണ്ടോ ന്നു എനിക്കറിയില്ല ഇന്നിപ്പോ ശബരിമല പാട്ടിനെ വേറൊരു രൂപത്തിലാക്കിയ പാട്ടാണ് നിങ്ങളുടെ hit പട്ടികയിൽപ്പെടുന്നത് എന്ന് തോന്നുന്നു അല്ലെ സ്വാമി സ്വാമി ന്ന് വിളിക്കുന്നത് നമുടെ പണ്ടൊക്കെ നമ്മളു സ്വാമി എന്ന് വിളിച്ചിരുന്നത് ശബരിമല പോകുമ്പോഴാ അത്തരം പാട്ടുകളൊക്കെയാണ് ഇന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാമായണം വായിക്കുന്ന കുട്ടികൾ അന്നു ഉണ്ടായിരുന്നു ഇന്ന് അത്രമാത്രം കുട്ടികളിൽ രാമായണം വായിക്കു ന്നു അറീല ഇങ്ങനെയുള്ള കഥകളൊക്കെ ഈ കുപ്പായത്തിനുള്ളി കൂടെ പോകുന്നുണ്ട് അതിലേക്ക് ഞാൻ കടന്നിട്ടില്ല കുപ്പായത്തെക്കുറിച്ച് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും ഏർ note ആക്കി വച്ചിട്ടുണ്ട് ഞാൻ അത് നമുക്ക് last നനയാത്ത മഴ കൂടെ കഴിഞ്ഞിട്ട് കാണാലോ sorry ബഷീർ എന്നാ വല്യ ഒന്ന് കൂടെ കഴിഞ്ഞ് രണ്ടു chapter കൂടെ കഴിഞ്ഞിട്ട് കാണാമെന്നുള്ളതുകൊണ്ടാണ് അപ്പോ അങ്ങനെ കുപ്പായം ധരിച്ച് പോകുന്ന സമയത്താണ് ആ വീട്ടിലെ വരൻ കടന്നുവരുന്ന സമയത്ത് കൃത്യമായിട്ട് ഏർ പനിനീര് തളിക്കാൻ ഏറ്റവും നല്ല ഉടുപ്പിട്ട വാസുവിനെ തന്നെ തിരഞ്ഞെടുക്കുന്നതും ആ ഓർമയിൽ വാസു അതീവ സംതൃപ്തൻ ആവുകയും ആ പുത്തനുടുപ്പിൻ്റെ ഭംഗിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവക്കുറിപ്പാണ് നമുക്ക്

with ചോദ്യവും ഉത്തരവും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിലേക്ക് പോകണം question answer ലേക്ക് പോകണം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബഷീർ എന്ന വല്യ ഒന്ന്

അദ്ദേഹത്തിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും മഹത്തായ കൃതികളില് ഏർ ഒന്നാണ് ബാല്യകാലസഖി ഇത് നിങ്ങൾ അത് നോവൽ വായിച്ചിട്ട് ചെറു നോവലാണോ വലിയ ചെറുകഥയാണ് ഇന്നും തർക്കം നിൽക്കുന്ന ഒരു കൃതിയാണ് ചിലര് പറ ചിലര് പറയുന്നു ചെറിയ നോവൽ ആണെന്ന് അതല്ല വലിയൊരു ചെറുകഥയാണെന്ന് പറയുന്നു അങ്ങനെത്തെ എല്ലാ വിമർശനം എന്താ അങ്ങനെയുള്ള പരാമർശങ്ങൾ ഒക്കെ നിൽക്കുന്ന ഒരു മഹത്തായ കൃതിയാണ് ബാല്യകാലസഖി ആ ബാല്യകാലസഖി ആഹ് മമ്മൂട്ടി ആണെന്ന് തോന്നുന്നു അല്ലേ നായകനായിട്ടും താമരപ്പൂങ്കാവനത്തില് അങ്ങനത്തെ പാട്ടൊക്കെയുള്ള ഒരു cinema ബാലകാലസഖി അതിലെ മജീദ് എന്ന് പറയുന്ന കഥാപാത്രം

ആഹ് മജീദ് ഒന്നും കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ മജീദിനു തർക്കം ഇല്ലായിരുന്നു വല്യ ഇമ്മിണി വല്യ ഒന്നാന്ന് പറഞ്ഞു പക്ഷെ ഇമ്മിണി വല്യ ഒന്ന് ന്നു പറഞ്ഞതിന് മഹത്തായ ഒരു പ്രപഞ്ചസത്യം ഉണ്ട് എന്താണ് ബഷീർ എന്ന് പറയുന്ന വ്യക്തി കുട്ടിക്കാലത്തു school ൽ നിന്നും പോകുമ്പോൾ കാണുന്നത് രണ്ട് ചെറു പുഴകൾ ഒന്ന് ചേരുമ്പോൾ വലിയൊരു പുഴയുണ്ടാകുന്ന മൂവാറ്റുപുഴ ആറ് എന്ന് പറയുന്ന വലിയ നദിയാണ് അവിടെ ഉണ്ടാവുന്നത് രണ്ടു ചെറു പുഴകൾ ചേരുമ്പോൾ മഹത്തായ ഒരു നദി ഉണ്ടാകുന്നു എങ്കിൽ ചെറിയ രണ്ട് ഒന്ന് ചേർന്നാൽ വലിയ ഒന്ന് തന്നെ ഉണ്ടാവണം അദ്ദേഹം വലിയ പ്രപഞ്ച തത്വ ഒക്കെയാ പറഞ്ഞെ പക്ഷേ അധ്യാപകൻ പകരം കൊടുത്തത് ശിക്ഷയാ രണ്ടല്ലെടാ ഒന്ന് ഒന്നാണ് രണ്ടല്ല എന്ന് ചോദിച്ച കൊടുക്ക ചെയ്തത് ആ ഒരു ബഷീറിൻ്റെ ആ ഒരു കൃതിയെ മുൻനിർത്തിയാണ് വല്യ ഇവിടെ ബഷീർ തന്നെ വല്യ ഒന്നാണ് മഹാനാണ് എന്ന അവസ്ഥയിലേക്ക് വരുന്നു നോക്കാം ഇനി ഇവിടെ നിങ്ങൾ ഈ കവിത നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഏർ പെരുന്തച്ചൻ എന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പെരുന്തച്ചൻ എന്ന കവിതയിലെ അതേ താളം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേകാവൃത്തത്തിലാണ് അവശൻ കക്കാടിൻ്റെ ദീനശയ്യയിലന്നാൾ അവിടന്നിരിക്കെ ഞാൻ

ഇവളെ നിറുകയിൽ തൊട്ടനുഗ്രഹിച്ചാലും കുഴിയാനയിൽലാടിൽ അണ്ഡകോടിയിൽ സ്നേഹ പ്പൊരുൾ തേടിന കൈയ്യാൽ ഈ വരി നിർബന്ധമായും മക്കൾ അടിവരയിട്ട് വെക്കണം കുഴിയാനയിൽ അണ്ഡകോടിയിൽ കുഴിയാനയിലാടിൽ അണ്ഡകോടിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മൂന്ന് കൃതികൾ ഇവിടെ പറയുന്നുണ്ട് അത് ചോദിച്ചിട്ടും ഉണ്ട് ഇവിടെ പരാമർ hello every one നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ ചലച്ചിത്രനടനായ വളരെ പ്രശസ്തനായ

മെയ് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്. രണ്ടുതവണ മികച്ച നടൻ ഉള്ളത് അടക്കം അഞ്ചു ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ സ്വാഭാവികമായ നടന ശൈലിക്ക് പ്രശസ്തനാണ്. മലയാളത്തിനു പുറമേ തമിഴ്, ഹിന്ദി, തെലുങ്കു, കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങളിലും ലാൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ ഏതാനും ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് രാജ്യത്തെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൻ ബഹുമതിയും നൽകി ഭാരത സർക്കാർ ആദരിച്ചു.

ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്രെ~ doctorate നൽകിയും മോഹൻലാലിനെ ആദരിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് ദേശകാലങ്ങളിൽ അഭിനയിച്ച ചലച്ചിത്ര വേഷങ്ങളിലൂടെയാണ് മോഹൻലാൽ ശ്രദ്ധേയനായി മാറിയത്. നമുക്കു പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ സോളമൻ,

കിരീടം എന്ന ചിത്രത്തിലെ സേതുമാധവൻ, ഭരതം എന്ന ചിത്രത്തിലെ ഗോപി, ദേവാസുരം എന്ന ചിത്രത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, ഇരുവർ എന്ന ചിത്രത്തിലെ ആനന്ദ്, വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ കുഞ്ഞിക്കുട്ടൻ, സ്പടികം എന്ന ചിത്രത്തിലെ ആടുതോമ, തന്മാത്ര എന്ന ചിത്രത്തിലെ രമേശൻ നായർ, പരദേശി എന്ന ചിത്രത്തിലെ വലിയകത്ത് മൂസ, ഭ്രമരം എന്ന ചിത്രത്തിലെ ശിവൻകുട്ടി തുടങ്ങിയവ മോഹൻലാലിന്‍റെ ശ്രദ്ധേയമായ ചലച്ചിത്ര വേഷങ്ങളാണ്. വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് പത്തനംതിട്ട ജില്ലയിലെ ജലന്തൂരിൽ ജനനം. മോഹൻലാലിന്‍റെ അച്ഛൻ കേരള secretariat ലെ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥൻ ആയിരുന്നു. തിരുവനന്തപുരത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ട് വീട്ടിലായിരുന്നു മോഹൻലാലിന്‍റെ കുട്ടിക്കാലം. മുടവൻ മുകളിലുള്ള ഒരു ചെറിയ school ലാണ് മോഹൻലാൽ തന്‍റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പ്രിയദർശൻ, എം ജി ശ്രീകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തിന്‍റെ സഹപാഠികൾ ആയിരുന്നു. ഈ സൗഹൃദം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കിളികൊഞ്ചൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള പ്യാരിലാൽ എന്ന അദ്ദേഹത്തിന്‍റെ ജേഷ്ഠൻ രണ്ടായിരത്തിൽ മരണമടഞ്ഞു. തിരുവനന്തപുരത്തെ modal school ലാണ് മോഹൻലാൽ school വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മോഹൻലാൽ school വിദ്യാഭ്യാസകാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു. ആറാം class ലായിരുന്നപ്പോൾ മോഹൻലാൽ school ലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു സാധാരണ school ലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ഒരു പുരസ്കാരമായിരുന്നു. മോഹൻലാലിന്‍റെ ഉപരിപഠനം തിരുവനന്തപുരത്തെ MGCollege ൽ ആയിരുന്നു. B. com ബിരുദ്ധധാരിയാണ്. കോളേജിൽ ഒപ്പമുണ്ടായിരുന്ന പലരും പ്രത്യേകിച്ച് പ്രിയദർശൻ, മണിയൻപിള്ള രാജു തുടങ്ങിയവർ മോഹൻലാലിന്‍റെ അഭിനയ ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചതിനോടൊപ്പം മലയാള സിനിമയിൽ സ്വന്തമായ സ്ഥാനം ഉറപ്പിച്ചവരുമാണ്. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടം ആയിരുന്നു. ലാലിന്‍റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിംഗ് group ണ് ഈ ചിത്രം നിർമ്മിച്ചത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. censor board മായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല. മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ cinema മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു. ആദ്യചിത്രം പുറത്തിറങ്ങിയപ്പോൾ മോഹൻലാലിന് ഇരുപത് വയസ്സായിരുന്നു പ്രായം. ആ ചിത്രത്തിലെ വില്ലൻ വേഷം ആയിരുന്നു മോഹൻലാലിന്. ശങ്കർ ആയിരുന്നു മോഹൻലാലിന്‍റെ ആദ്യ ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്, സംവിധാനം ചെയ്തത് ഫാസിലും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ശേഷം മോഹൻലാലിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ചോളം ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിക്കുകയുണ്ടായി. മാളികം പുരക്കൽ ചാക്കോ കുഞ്ഞോൻ നവോദയ അപ്പച്ചൻ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച എന്‍റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രം വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. ആ കാലഘട്ടത്തിൽ മോഹൻലാലിന്‍റെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമായിരുന്നു ഉയരങ്ങളിൽ. IV ശശി സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിന്‍റെ തിരക്കഥ എഴുതിയത് പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ ആയിരുന്നു. സാവധാനം പ്രതിനായക വേഷങ്ങളിൽ നിന്നും നായക വേഷങ്ങളിലേക്ക് മാറിയ ലാൽ തുടർന്ന് കാമ്പുള്ളതും ഹാസ്യം കലർന്നതുമായ നായക വേഷങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങി. ഇത്തരം മോഹൻലാൽ ചിത്രങ്ങൾ

പ്രിയദർശന്‍റെ ആദ്യ ചിത്രമായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിലും മോഹൻലാൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ചിത്രം, കിലുക്കം, മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയ ചിത്രങ്ങൾ മോഹൻലാൽ, പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വിജയിച്ച ചിത്രങ്ങളാണ്. പ്രിയദർശൻ കഥയും തിരക്കഥയും നിർവഹിച്ച് N മണി സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ‘എങ്ങനെ നീ മറക്കും’

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുമുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ്. ഈ കാലഘട്ടത്തിലാണ് നല്ല തിരക്കഥയും സംവിധാനവും അഭിനയവും കൂടിച്ചേരുന്ന നല്ല ചലച്ചിത്രങ്ങൾ കൂടുതലായും പിറവിയെടുത്തത്. ഈ കാലഘട്ടത്തിലാണ് മോഹൻലാലിന്‍റെ അഭിനയം മികവ് പ്രകടമാക്കുന്ന നിരവധി ചിത്രങ്ങൾ ധാരാളമായി പുറത്തിറങ്ങിയത്. ഈ കാലഘട്ടത്തിൽ മികച്ച സംവിധായകരോടൊപ്പം മികച്ച തിരക്കഥാകൃത്തുക്കളോടൊപ്പവും പ്രവർത്തിക്കാൻ മോഹൻലാലിന് സാധിച്ചു. മലയാള ചലച്ചിത്ര വേദിയിൽ മോഹൻലാലിന്‍റെ മികച്ച വർഷങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ്. ഈ വർഷത്തിൽ പുറത്തിറങ്ങിയ TP ബാലഗോപാലൻ MA എന്ന സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. പിന്നീട് പുറത്തിറങ്ങിയ രാജാവിന്‍റെ മകൻ എന്ന ചിത്രം മോഹൻലാലിന് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തു. ഈ ചിത്രവും വൻ വിജയമായിരുന്നു. ഈ ചിത്രം മൂലം മോഹൻലാൽ മലയാള സിനിമയിൽ superstar പദവിയിലേക്ക് ഉയർന്നു. മോഹൻലാൽ ഒരു അധോലോകനായകന്‍റെ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് തമ്പി കണ്ണന്താനം ആയിരുന്നു. ഇതേ വർഷത്തിലാണ് താളവട്ടം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മാനസികനില തെറ്റിയ ഒരു യുവാവിന്‍റെ വേഷം ആയിരുന്നു

ഒരു പത്രപ്രവർത്തകനായി അഭിനയിച്ച പഞ്ചാഗ്നി എന്ന ചിത്രവും, മുന്തിരിത്തോട്ടം മുതലാളിയുടെ വേഷം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രവും, ഒരു ഗൂർഖയായി വേഷമിട്ട ഗാന്ധിനഗർ second street എന്ന ചിത്രവും ആ കാലഘട്ടത്തിലെ വൻപിച്ച വിജയം നേടിയ ചലച്ചിത്രങ്ങളാണ്. വില്ലൻ വേഷങ്ങളിലാണ് വന്നതെങ്കിലും പിന്നീട് നായക വേഷങ്ങൾ നന്നായി ചെയ്തു തുടങ്ങിയതു മുതൽ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. രചന സംവിധാന ജോഡിയായ ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിന്‍റെ ചിത്രങ്ങൾ മോഹൻലാലിന്‍റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. കിരീടം എന്ന ചിത്രത്തിലെ സേതുമാധവൻ എന്ന കഥാപാത്രം ഇതിൽ ഒന്നാണ് ഒരു police കാരൻ ആവാൻ ആഗ്രഹിക്കുകയും പിന്നീട് സാഹചര്യങ്ങൾ മൂലം ഒരു കുറ്റവാളിയായി തീരുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് സേതുമാധവൻ. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശം ഈ ചിത്രത്തിലെ അഭിനയത്തിന് ലാലിന് ലഭിച്ചിരുന്നു. ഭരതം എന്ന ചിത്രത്തിലെ ഗോപി എന്ന കഥാപാത്രവും ഇക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ്. ഒരു ശാസ്ത്രീയ സംഗീതജ്ഞനായ ഗോപിയുടെയും തന്‍റെ ഉയർച്ചയിൽ അസൂയ കാരണം വീട് വിട്ടു പോവുകയും മരണമടയുകയും ചെയ്യുന്ന സഹോദരന്‍റെയും കഥയാണ് ഭരതം.

മോഹൻലാൽ അഭിനയിച്ചു. gulf ൽ നിന്നും തിരിച്ചു വരുന്ന ഒരു യുവാവിന്‍റെ വേഷമാണ് ഇതിൽ ലാൽ അഭിനയിച്ചത്. പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഒരു സാധാരണ കാമുകനായക വേഷങ്ങളിൽ അഭിനയിച്ചു. മലയാള ചലച്ചിത്രത്തിലെ എക്കാല hit കളിൽ ഒന്നായ ചിത്രം എന്ന ചിത്രത്തിലെ ലാലിന്‍റെ അഭിനയം വളരെ ശ്രദ്ധേയമായി. ഈ ചിത്രം എറണാകുളം, തിരുവന്തപുരം എന്നിവിടങ്ങളിൽ മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസത്തിൽ അധികം തുടർച്ചയായി പ്രദർശിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രഞ്ജിനി ആയിരുന്നു നായിക. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുമുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മോഹൻലാലിന്‍റെ പ്ര~ പ്രശസ്തിയും നായക പദവിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മാതാക്കളും സംവിധായകരും ലാലിനു വേണ്ടി ചിത്രങ്ങൾ നിർമ്മിച്ചു. ഇതിൽ പലതിലും ലാലിന് അസാമാന്യനായക പദവി കൊടുത്തുകൊണ്ട് നിർമ്മിച്ച ചിത്രങ്ങളിൽ ആയിരുന്നു. ആറാംതമ്പുരാൻ, ഉസ്താദ്, നരസിംഹം, പ്രജ,

പരാജയപ്പെടുകയും ധാരാളം വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. തൊണ്ണൂറുകളിൽ അവസാനത്തെ പ്രിയദർശൻ സംവിധാനം ചെയ്ത കലാപാനി എന്ന ചിത്രം ഇതിൽനിന്ന് വ്യത്യസ്തമായി വിജയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്‍റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് രാജവംശം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ jail ൽ അടയ്ക്കുന്ന പോരാളികളുടെ കഥ പറയുന്ന ഈ ചിത്രം ദേശീയതലത്തിലും ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മോഹൻലാൽ അഭിനയിച്ച പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഗുരു. വർഗീയ ലഹളയെയും ആത്മീയതയും ചർച്ചചെയ്ത ഈ ചിത്രം oskar award നു വേണ്ടിയുള്ള വിദേശ ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു. രാജാവ് അഞ്ചൽ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഇതേ വർഷത്തിൽ തന്നെ മമ്മൂട്ടിയോടൊപ്പം തുല്യ നായക പ്രാധാന്യമുള്ള ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലും ലാൽ അഭിനയിച്ചു. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നല്ല വിജയം കൈവരിച്ചു. കൂടാതെ ആ സമയത്ത് തന്നെ ലോഹിതദാസ് സംവിധാനം ചെയ്ത കന്മദം എന്ന ചിത്രവും കഥയിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇൻഡോ ഫ്രഞ്ച് ചലച്ചിത്ര സംരംഭമായ വാനപ്രസ്ഥം വിഖ്യാതമായ കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുക ഉണ്ടായിട്ടുണ്ട്. വിദേശത്തും ഈ ചിത്രത്തിന് വളരെയധികം അഭിനന്ദനങ്ങൾ ലഭിക്കുകയുണ്ടായി. മികച്ച നടനുള്ള ദേശീയ award രണ്ടാം തവണ മോഹൻലാലിന് ഈ ചിത്രം നേടിക്കൊടുത്തു. രണ്ടായിരത്തി ആറി ലെ തന്മാത്ര എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പരദേശി എന്ന ചിത്രം സാമ്പത്തികമായി പരാജയം ആയിരുന്നു.

വ്യവസായികമായി വിജയിക്കുകയും ചെയ്ത ഒരു ചിത്രം ആയിരുന്നു, ബ്ലെസ്സിസംവിധാനം ചെയ്ത രണ്ടാമത്തെ മോഹൻലാൽ മാത്രമായിരുന്നു ഇത്.

ഈ ചിത്രത്തിൽ MGR ന്‍റെ വേഷത്തിൽ അഭിനയിച്ചു. ഐശ്വര്യ റായിയുടെ ആദ്യചിത്രം ആയിരുന്നു ഇത്. ഇതിനുശേഷം മോഹൻലാൽ മലയാള ഭാഷേതര ചിത്രങ്ങളിൽ ശ്രദ്ധേയനാകുന്നത്. bollywood ചിത്രമായ കമ്പനി എന്ന ചിത്രത്തിൽ

മോഹൻലാലും വിമർശിക്കപ്പെട്ടു. രണ്ടായിരത്തി ഒൻപതിൽ വിഖ്യാത നടൻ കമലഹാസനോടൊപ്പം തമിഴിൽ ഉന്നയിപ്പോൽ ഒരുവൻ എന്ന ചിത്രത്തിലും ലാൽ അഭിനയിച്ചു. ഒരു ഹിന്ദി ചിത്രമായ a wednesday എന്ന ചിത്രത്തിന്‍റെ തമിഴ് പതിപ്പായിരുന്നു. ഈ ചിത്രം തമിഴിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം ഹിന്ദിയിൽ അനുപംകേറാണ് അവതരിപ്പിച്ചത്. രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രം ജില്ലയിൽ വിജയിക്കൊപ്പം നായകതുല്യമായ വേഷത്തിൽ അഭിനയിച്ചു. മറ്റ് ധാരാളം മലയാള നടി നടന്മാരെ പോലെ ലാലിന് ഒരു നാടക ചരിത്രം ഇല്ല. പക്ഷേ അദ്ദേഹം ചില സുപ്രധാന നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാൽ തന്‍റെ ആദ്യ നാടകത്തിൽ അഭിനയിച്ചത് കർണ്ണഭാരം എന്ന നാടകത്തിൽ മഹാഭാരതത്തിലെ കഥാപാത്രമായ

മലയാളത്തിലെ ആധുനിക നാടക വേദിയെ നവീകരിച്ച നാടകാചാര്യനായ കാവാലം നാരായണ പണിക്കർ ആയിരുന്നു ഈ നാടകത്തിന്‍റെ സംവിധായകൻ. ന്യൂഡൽഹിയിൽ പ്രഥമ പ്രദർശനം നടത്തിയ ഈ നാടകം ദേശീയ നാടകോത്സവത്തിലും അവതരിപ്പിച്ചു. പിന്നീട് ചലച്ചിത്ര നാടക സംവിധായകനായ TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത കഥയാട്ടം എന്ന നാടക രൂപാന്തരത്തിലും അഭിനയിച്ചു. ഇതിൽ മലയാളസാഹിത്യത്തിലെ പത്ത് സുപ്രധാന കഥാപാത്രങ്ങളെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോഹൻലാലിനെ പറ്റിയുള്ള നമ്മുടെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി! നമസ്കാരം. hello നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളുടെ technology ഒരുപാട് വളർന്നിട്ടുണ്ട് ല്ലേ അപ്പൊ ഈയൊരു technology ടെ വളർച്ച വളർന്നു വരുന്ന ഭാവിയിൽ ഉണ്ടാവുന്ന ഭാവിയിൽ ഉണ്ടാവാവുന്ന ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും എല്ലാ ഉണ്ട്. അതെല്ലാം നമ്മുക്ക് തിരിച്ചറിയാം. ഗുണങ്ങള് ന്ന്‌ പറയുമ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. അവര്ടെ ജോലിയിലുള്ള മാറ്റങ്ങളും അവര്ടെ studies ഇലുള്ള മാറ്റങ്ങളും അത് പൊൽത്തന്നെ നിത്യോപയോഗത്തിനുള്ള ഉം നമ്മളെ നിത്യ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ മാറ്റങ്ങളും അങ്ങനെയായിട്ട് technology ഒരുപാട് വളർന്നിട്ടുണ്ട്

ഉം വ വളർന്നു വരുന്ന മക്കൾക്ക് ഇത് ഭാവിയില് ഒരുപാട് ദോഷങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. അതായത് ഏർ പ്രധാനമായിട്ടുള്ളത് online game അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് ഇള്ളത് ഇപ്പോഴത്തെ കുട്ടികള് എന്ന് പറയുന്നത് mobile ന് addict ആയിക്കൊണ്ടിരിക്കുന്ന മക്കളാണ്. എല്ലാ മക്കളും അങ്ങനെയാണ് ഒരു കുട്ടി ജനിച്ച് വീഴുമ്പം തന്നെ പറയുന്നത് പണ്ടുള്ളആളുകൾ പറയുന്നത് ആ ഒരു കുട്ടി ജനിച്ച് വീഴ് ഇപ്പോഴത്തെ കാലഘട്ടത്തില് മക്കള് ജനിച്ച് വീഴുന്നത് തന്നെ mobile ലോട്ടല്ലേ എന്നാണ് പറയുന്നത് ശെരിയാണ് സംഭവം. ഇപ്പോഴത്തെ മക്കള് ജനിച്ച് വീഴുന്നത് തന്നെ mobile ലോട്ടാണ് നമ്മളെ വീട്ടിലുള്ള കൊച്ചു മക്കളാണെങ്കിൽ പോലും അവർക്ക് mobile ഇല്ലാണ്ട് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്തൊരു ഏർ സംഭവാണ് ഇപ്പൊ ഇള്ളത്. നമ്മളോ? നമ്മളോ? വീട്ടിലില്ല അമ്മമാർ എന്താ ചെയ്യാ നമ്മൾ നമ്മളെ മക്കള് ഇരിക്കട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൈയിലുള്ള mobile ഓ എന്ത് ആവശ്യണെങ്കില് അവർക്ക് നമ്മള് കൊടുക്കും ആ പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാട്ടോ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങളും സംഭവങ്ങളൊക്കെ നമ്മടെ മക്കൾക്ക് പിടിപെടുന്നിണ്ട്‌ അപ്പോ നമ്മള് ചെയ്യേണ്ടത് എന്താണ് ന്ന്‌ വെച്ചാല് അവര് കൊർച് സമയം കരയാണെങ്കിൽ പോലും ആ കരച്ചിലോടു കൂടി അവര്ടെ വാശിയും എല്ലാം തീരും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ ഒരു നിമിഷം പോലെ നമ്മളെ മക്കള് കരയരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മള് നമ്മളെ കയ്യിൽ ഇള്ള mobile data on ആക്കി നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അവര് ഏർ ഇന്നത്തെ മക്കള് ന്ന്‌ പറയുന്നത് full online ആണ് സംഭവങ്ങളെല്ലാം ചെയ്ത കൊണ്ടിരിക്കുന്നത് അവർക്ക് യുട്യൂബില് വേണം നമ്മളെ gallery യിലില്ല ഒരു videos പോലു അവർക്ക് കാണാ കാണണ്ട ചെറിയ മക്കളാണേൽ പോലും അവർക്ക് അതൊന്നും കാണാൻ ഇഷ്‌ട്ടല്ല അവർക്ക് യുട്യൂബിലിള്ള videos അത് പോലെ ഫേസ്ബുക്കിലിള്ള videos, online ആയിട്ട് കാണുന്ന videos അങ്ങനിള്ള സംഭവങ്ങളൊക്കെ ആണ് അവർക്ക് കാണേണ്ടത് അത് പോലെത്തന്നെ online ആയിട്ടിള്ള game കളാണ് അവരിപ്പോ ചെയ്ത കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞമ്മള് കളിച്ചു വളർന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിലിള്ള പോലുള്ള സംഭവങ്ങളൊന്നും ഒരുമിച്ച് കളിക്കാ അങ്ങനുള്ള സംഭവങ്ങളൊന്നും അവര് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അവര്ക്ക് അത് അറിയ പോലു ഇല്ല അപ്പൊ ഇന്നത്തെ technology ടെ വളർച്ച കാരണം നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഭാവിയിലും ഇപ്പൊഴും ഒരുപാട് ദോഷങ്ങളുണ്ട് അത് പൊൽത്തന്നെ ഏർ നല്ലതു ഇണ്ട് ഒരിക്കലും നമ്മള് full ദോഷാണ് ഇന്നത്തെ technology എന്ന് നമ്മുക്ക് പറയാൻ കഴിയില്ല